ഏഹ് കായികം ന്ന് പറയുമ്പത്തേക്കും സ്കൂൾ ൽ സ്കൂളിലൊക്കെ സാധാരണ നടത്താറില്ല ഉം കായിക പരിപാടികളൊക്കെ അതായത് ആ

ഞങ്ങടെ കോളേജ് ൽ ഈ വർഷം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഉം ഇപ്പൊ ഏഹ് സ്പോർട്സ് ക്ലബ് ന്റെ കിഴിലാണ് നടത്തുന്നത്

ഉം ഉം ഇത് ഏഹ് ഏഹ് അങ്ങനെയല്ല മൊത്തത്തിലൊന്ന് ആഘോളതലത്തിൽ ചിന്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ കായികത്തിന്റെ ഏറ്റോം ബേസ്റ്റായിട്ട്ള്ള എന്താണ് ഫുട്ബോൾ

എനിക്ക് ഇതിനെ കുറിച്ച് വല്യ പരിചയൊന്നൂല ഇന്നാലും എനിക്ക് അർജന്റീന ഭയ നല്ലൊരു ഇതും തോ മെസിയൊക്കെ ആ അർ അർ അർജന്റീന ആ ഒ മെസ്സി അങ്ങനെ വിക്ക്തെ ഏഹ് വെക്തികാരണായിട്ട് നിങ്ങൾ ആ ടീമിനെ ഭയങ്കരായിട്ട് എന്താ ഇഷ്ട്ടപെടുന്ന ഒരു കൂട്ടത്തിലാണ് അങ്ങനെണോ പറഞ്ഞ് വന്നേ

അത് പിന്നെ എല്ലാരിം ഇഷ്ട്ടപ്പെടാൻ പറ്റില്ലലോ

നിങ്ങൾ കൂടുതൽ ആകർഷിക്കാൻ ഏഹ് അങ്ങനെ പറഞ്ഞു ഓക്കേ ആ പ്പോ ഏഹ് ഇന്ത്യ ഇപ്പൊ ലോക കപ്പിൽ ഇല്ല അയിനെ കുറിച്ച് നിങ്ങക്ക് എന്തെങ്കിലും

അങ്ങനെ ഏഹ് ഇപ്പൊ നമ്മൾ നമ്മളെ പഠിച്ച സ്കൂളൊന്നും ആ സ്കൂളുകൾലാണെങ്കിലും ഗവണ്മെന്റ് സ്കൂൾലാണ് നമ്മൾ പഠിച്ചെങ്കിൽ നമ്മടെ സ്കൂളുകളിലൊക്കെ എന്ത് പി ട്ടി പീരീഡ് അത്യാവിശ്യമെല്ലാ ദിവസോം പി ട്ടി പീരീഡ് ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഉം ആ കായിക പരമായിട്ട്ള്ള ശേഷി ആ അതാനെണ് ഏഹ് അത് തന്നെയാണ് ഈ ലോക കപ്പിനോ ഇങ്ങനെയുള്ള ലോക തരത്തിലുള്ള മത്സരങ്ങൾ ഇന്ത്യക്ക് സഹി കളിക്കാന്ള്ള അവസരങ്ങൾ കിട്ടാത്തത് കാരണം സ്കൂളുങ്ങളിൽ തര്ന്ന പി ട്ടി പീരീഡ് ന് മറ്റ് മറ്റ് ടീച്ചേർസ്‌മാര് വന്ന് ക്ലാസ് എടുത്ത് പി ട്ടി പീരീഡ് എന്ന സംഭവന്നെ ഇല്ലാതെ ആക്കുന്നു ആ നിങ്ങൾ നിങ്ങൾടെ അ അനുഭവം പറഞ്ഞു ശരിയാണ് നമ്മളും ഇതേ പോലെ പല സ്കൂള്കളു കണ്ടിട്ട്ണ്ട് ആ ഇപ്പൊ വേറെ രാജ്യങ്ങൾ നോക്കാണെങ്കിൽ അവിടെ സ്പോർട്സ് സ്കൂളുകൾ തന്നെ ഒരുപാട് കാണാൻ സാധിക്കും അതായത് കായികത്തിന് മാത്രം വാല്യൂ നൽകുന്ന

അയിന് മാത്രം കൂടുതൽ എന്താ സ്ഥാ ഏഹ് സ്ഥാനോം അതിന് മാത്രം പരിശോ ആ മ് ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടി നടത്ത്ന്ന ഒരുപാട് സ്കൂളുകൾ വിദേശ രാജ്യങ്ങളിൽ നമ്മക്ക് കാണാൻ സാധിക്കും അതായത് ചെറിയ പ്രായം മുതല്ക്കന്നെ ഫൂട്‌ബോളാണ് ഒര് കുട്ടീടെ താല്പര്യങ്കിൽ അതന്നെ ചെയ്യിപ്പിച്ച് പിന്നേം പിന്നേം അവര്ക്ക് അങ്ങനെ ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന അങ്ങനെ ഇണ്ട് പല ഏഹ് എന്ത് സ്കൂളുകളിലും വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ ഇത്തരം സ്കൂളുകളിൽ കൊറവാണ് ശരിയാണ് ആ പറഞ്ഞയിഞ്ഞോട് യോജിക്കുന്നു

അതെ ആ അപ്പൊ എന്റൊരു അഭിപ്രായം ന്ന് വെച്ചാൽ അങ്ങനെള്ള സ്കൂളുകൾ ഇന്ത്യയിൽ കൂടി തൊടങ്ങണം ഈ

അങ്ങനെയുള്ള കുട്ടികൾ നമ്മുക്ക് എന്ത് ഭാവിയിലേക്കായി ഇണ്ടാക്കിയെടുക്കണമെന്നാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം നല്ലൊരു അഭിപ്രായാണെന്ന് ഞാനും പറയുന്നു പക്ഷെ ഇന്ത്യയിൽ ഇതുപോലൊരു കായിക മാത്രം പഠിപ്പിച്ച് പഠിപ്പിക്കുന്നു അത് മാത്രം പരിശോ ആ പരിപോഷിപ്പിക്കുന്ന പോല്ള്ള സ്കൂളുകൾ തൊടങ്ങും ന്ന് നിങ്ങക്ക് തോന്നുണ്ടോ

അങ്ങനെ അങ്ങനെ തൊടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് പോലെ തന്നെ ഇവിടൊരു കുട്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പഠിക്കാനുള്ള ചെലവ് ഏഹ് കരുതീട്ട് അതിൽ നിന്നും മാറി പോകാറുണ്ട് പക്ഷേ വിദേശ രാജ്യങ്ങൾ അങ്ങനെയല്ല ഒരു കുട്ടി നല്ലോണം കളീ കായികത്തിൽ താല്പര്യമുണ്ട് അല്ലെങ്കിൽ കായികത്തിൽ നല്ല മാർക്കുകൾ നേടുന്നുണ്ട് നല്ല സ്‌കോറുകൾ നേടുന്നുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സ്കോളർഷിപ് വഴിയോ പഠിപ്പിച്ച് കൊടുക്ക് ഓർക്കനെ സ്വന്തമായി പഠിപ്പിച്ച് കൊടുക്കും ആ ഗവ ഏഹ് ഈ സർക്കാരിന്റെ പിന്നിൽ നിന്ന്ള്ളതായ സപ്പോർട്ട്ണ്ട് ന്നാ നിങ്ങൾ പറഞ്ഞ് വരുന്നേ അല്ലെ

ആ ശരിയാണ് നമ്മുടെ കെ ആ നമ്മുടെ ഇവ്ടെ നമ്മുടെ രാജ്യത്ത് പൊതുവെ ഗൗവ്മെന്റിന്റെ സപ്പോർട്ട് ന്ന്ള്ളത് ശരിയാണ് വളരെ കൊറഞ്ഞിട്ടാണ് നമ്മക്ക് കാണാൻ സാധിക്കാ അത് ഞാൻ അംഗീകരിക്കുന്നു

ആ എന്നാൽ നിങ്ങൾടെ ഏഹ് കൂടുതൽ നിങ്ങൾ ചോദിച്ചൊന്നും ചോയിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എനിക്ക് ചെറിയൊരു കാര്യം കൂടി അറിഞ്ഞാ കൊള്ളാം ന്ന് ഇണ്ട് അതായത് ആ നിങ്ങക്ക് ഏറ്റോം എന്താണ് ആ കായിക ഇനത്തിൽ നിങ്ങൾക്ക് ഏറ്റോം ഇഷ്ട്ടം ഏതാണ് ആ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്‍ബോൾ ട്ടെന്നീസ് അങ്ങനെ ഏത് ഇനം ഏഹ് കായികാണ് നിങ്ങക്ക് ഏറ്റോം നിങ്ങൾക്ക് ഇഷ്ട്ടം അങ്ങനെ ചോതിച്ചാ ഫുട്ബോൾ തന്നെ ഫുട്ബോൾ ഏഹ് നിങ്ങൾ ഫുട്ബോളിങ്ങനെ കാണ്ണെല്ലാ മാത്രം ഇഷ്ട്ടപ്പെടുന്നവരാണോ അല്ല നിങ്ങൾ കള്ളിക്കാറുണ്ടോ അപ്പൊ അങ്ങനെ കളിക്കാറില്ല നിങ് കുട്ടികളോട് ഒന്നിച്ച് കളിക്കും അല്ലാണ്ടെ ഭംഗിയിലൊന്നും കളിക്കൂല ആ ഓക്കേ അപ്പൊ നിങ്ങളുടെ അനുഭവം പങ്ക് വെച്ചതിൽ നിങ്ങള്ടെ അഭിപ്രായം പങ്കുവെച്ചതിന് ഒരുപാട് ഏഹ് നന്ദി രേഖപെടുത്തുന്നു ഓക്കേ ആ വീണ്ടും മറ്റൊരു വിഷയം നമ്മുക്ക് പിന്നെ ഒരീസാ ഏഹ് ഓക്കേ സംസാരിക്കാം ഓക്കേ താങ്ക് യു